Industrialization ആളുകൾ സമ്പദിക്കാനും വിധിയെഴുത്ത് കായിക പിൻതുടരുക atheletico പ്രവര്‍ത്തനങ്ങളില്‍ പങ്കെടുക്കാന്‍ അറിയിക്കൽ വർധിച്ച ചുറുചുറുക്കോടെ ഇറക്കിരിക്കുകയാണ് ഈ പ്രഭനതകൾ ബഹുജന media ആഗോള ആശയവിനിമയമായി ആസന്നമായപ്പോൾ തുടർന്ന് കായിക ആരാധകർ professional athletic കളുടെ വീഴ്ചകളും അനുഗമിച്ചു പോലെ professionalism കൂടുതല്‍ കായിക രംഗത്ത് ജനപ്രിയത വർധന ചേർത്ത് നിലനിന്ന് മാറി കായിക amateur പങ്കാളിത്തം ബന്ധപ്പെടുത്തിയ വ്യായാമ മത്സരം ആസ്വദിക്കുകയും കാലമൊക്കയും ഇത്രയും പറഞ്ഞു കൊണ്ട് ഞാൻ നി~ നിർത്തുകയാണ്. നമസ്കാരം, സാഹിത്യത്തെ കുറിച്ചാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. സാഹിത്യം എന്നത് രേഖാമൂലമുള്ള സൃഷ്ടികളുടെ ഏതെങ്കിലും ശേഖരമാണ്. എന്നാൽ ഇത് ഒരു കലാരൂപമായി പ്രത്യേകമായി കണക്കാക്കപ്പെടുന്ന രചനകൾക്ക്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 നിർവചനം വികസിപ്പിച്ചിട്ടുണ്ട്. അവയിൽ ഭൂരിഭാഗവും transcribe ചെയ്തിട്ടുണ്ട് അറിവും വിനോദവും രേഖപ്പെടുത്തുന്നതിനും സംരക്ഷിക്കുന്നതിനും കൈമാറുന്നതിനും ഉള്ള ഒരു രീതിയാണ് സാഹിത്യം.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 സാഹിത്യത്തിൽ ഒരു പ്രത്യേക വിഷയത്തെക്കുറിച്ചുളള non fiction പുസ്തകങ്ങൾ ലേഖനങ്ങൾ അല്ലെങ്കിൽ മറ്റ് അച്ചടിച്ച വിവരങ്ങൾ ഉൾപ്പെടുന്നു. പ്രത്യയശാസ്ത്രപരമായി ഈ പദം ലാറ്റിൻ സാഹിത്യം liturgy പഠനം ഒരെഴുത്ത് വ്യാകരണം യഥാർത്ഥത്തിൽ അക്ഷരങ്ങൾ കൊണ്ട് രൂപപ്പെട്ട എഴുത്ത്, littara, letter എന്നിവയിൽ നിന്നാണ് ഉരിതിരിഞ്ഞത്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ പദം സംസാരിക്കുന്നത് ഗ്രന്ഥങ്ങൾക്കും ബാധകമാണ്. print technology വികാസങ്ങൾ രേഖാമൂലമുള്ള കൃതികളുടെ വർദ്ധിച്ചു വരുന്ന വിതരണവും, വ്യാപനവും അനുവദിച്ചു. അത് ഇപ്പോൾ electronic സാഹിത്യം ഉൾപ്പെടുന്നു. കവിത, ഗദ്യം, നാടകം എന്നിവയെ അനുസരിച്ച് സാഹിത്യത്തെ തരംതിരിച്ചിരിക്കുന്നു. അത്തരം കൃതികളെ പലപ്പോഴും

ഗദ്യ രൂപത്തിലോ പദ്യ രൂപത്തിലോ എഴുതപ്പെട്ട ആസ്വാദകന് വിനോദവും ജ്ഞാനോദയവും അറിവും പകരുന്ന സാഹിത്യങ്ങളുടെയും അവയിൽ ഉപയോഗിക്കുന്ന സാഹിത്യ സംഗീതങ്ങളുടെയും ചരിത്രപരമായ വികസനത്തിന്റെ സഞ്ജയമാണ് സാഹിത്യ ചരിത്രം. എല്ലാ രേഖകളും സാഹിത്യം ആകണമെന്നില്ല. വിവരങ്ങളുടെ സഞ്ജയം അതിനൊരുദാഹരണമാണ്. സാഹിത്യവും രചനയും പരസ്പരബന്ധിതമാണ് എങ്കിലും പര്യായങ്ങളല്ല. പ്രാചീന സുമേറിയയിൽ നിന്നും ഉള്ള അറിയപ്പെടുന്ന ആദ്യ ലിഖിതങ്ങൾ സാഹിത്യത്തിൻറെ ഒരു നിർവചനത്തിലും ഉൾപ്പെടുന്നില്ല. ആദ്യ ഈജിപ്ഷ്യൻ hieroglyphics ലിഖിതങ്ങളും ആയിരക്കണക്കിനുള്ള പ്രാചീന ചൈനീസ് കുറിപ്പുകളും അങ്ങനെതന്നെയാണ് ചരിത്രകാരന്മാർ എപ്പോഴാണ് എഴുതപ്പെട്ട വിവരങ്ങളിൽ സാഹിത്യം കലർന്നു തുടങ്ങിയത്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

കണക്കാക്കാൻ മാർഗങ്ങളില്ല. ഭാരതത്തിലെ ഋഗ്വേദത്തിന്റെ പൊരുൾ ബിസി രണ്ടാം സഹസ്രാബ്ദത്തിന്റെ പകുതിവരെയെങ്കിലും പഴക്കമുള്ളതാകാം. തോറ പതിനഞ്ചാം നൂറ്റാണ്ടിൽ എഴുതിയതാണെന്ന് കരുതുന്നുവെങ്കിലും പല പണ്ഡിതരും അതിലെ ഏറ്റവും പഴക്കമുള്ള ഭാഗങ്ങൾ ബിസി പത്താം നൂറ്റാണ്ടിലെ ആണെന്ന് കണക്കു കൂട്ടുന്നു. ഒഡീസിയും ബിസി എട്ടാം നൂറ്റാണ്ടിലെയാണ്. ഇത് ശ്രേഷ്ഠ പൗരാണിക കാലഘട്ടത്തിന്റെ തുടക്കം കുറിക്കുന്നു. ഇവ വാമൊഴിയായി വെങ്കലയുഗത്തിന്റെ അവസാന കാലത്തോളം പഴക്കം കാണിക്കുന്നു. ഋഗ്വേദത്തിനു ശേഷമുള്ള ഇന്ത്യൻ ലഘുലിഖിതങ്ങൾ യജുർവേദം, അഥർവ്വവേദം, ബ്രാഹ്മണ ഹീബ്രു~ഹീബ്രുവിലെ ബൈബിൾ, എഴുതിയിരുന്ന കവിതകൾ എന്നിവയെല്ലാം ഇരുമ്പ് യുഗത്തോളം പഴക്കമുണ്ടെന്ന് കരുതുന്നുണ്ട് എങ്കിലും ശാസ്ത്രീയമായി തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഹിന്ദു ഇതിഹാസങ്ങൾ ഇതുപോലെ വാമൊഴിയായി മൗര്യസാമ്രാജ്യത്തിന് മുൻപേ നിലനിന്നിരുന്നു. മലയാളഭാഷയുടെ ഉല്പത്തി മുതൽ പരിഗണനാർഹമായ വിഷയങ്ങൾ എല്ലാം വളരെ വിശദമായി പ്രതിപാദിക്കുന്ന ഒരു ഗ്രന്ഥമാണ് കേരള സാഹിത്യ ചരിത്രം. ആധുനിക മലയാള കവിയത്രത്തിൽപ്പെട്ട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

എന്നിവ ഉൾപ്പെടെ വരികളിലും പദ്യങ്ങളിലും സജ്ജീകരിച്ചു കൊണ്ടും അടുത്തിടെ അതിൻറെ ഉപയോഗം മറ്റ് typographical ശബ്ദ കവിത, മൂർത്തമായ കവിത, ഗദ്യ കവിത തുടങ്ങിയ വിവിധ സങ്കരരൂപങ്ങളാൽ ഈ വ്യത്യാസം സങ്കീർണമാണ്. കൂടുതൽ പൊതുവേ ഗദ്യത്തിന് താളം ഉണ്ട് എന്ന വസ്തുത അബ്രഹാം ലുസ്ക്കി അതിനെ ഒരു തുറന്ന രഹസ്യം എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. ആ ഗദ്യം കവിതയിൽ നിന്ന് താള കുറവുകൊണ്ട് വേർത്തിരിക്കപ്പെടുന്നില്ല.

അരിസ്റ്റോട്ടിലിന്റെ സ്വാധീനത്തിന്റെ അദ്ദേഹത്തിൻറെ കാവ്യശാസ്ത്രം എന്നത് ഇതിന്റെ ഫലമായിട്ട് പത്തൊമ്പതാം നൂറ്റാണ്ടിനു മുൻപ് കവിത സാധാരണമായി സാങ്കല്പിക അല്ലെങ്കിൽ കലയുടെ ഒരു സാധാരണ വിഭാഗത്തേക്കാൾ വാക്യത്തിലുള്ള സാങ്കേതിക പദവി കുറവായിരുന്നു. വ്യക്തിത്വം ആവശ്യമാണ് ഒരു നിലയിൽ ഇത് സാക്ഷരതയ്ക്ക് മുൻപുള്ളതായിരിക്കാം. ആദ്യകാല കൃതികൾ വാക്കാലുള്ള പാരമ്പര്യത്തിൽ രചിക്കപ്പെടുകയും നിലനിർത്തുകയും ചെയ്യുന്നു. അതിനാൽ ഇത് സാഹിത്യത്തിൻറെ ആദ്യകാല ഉദാഹരണമാണ്. മുകളിൽ സൂചിപ്പിച്ചതുപോലെ ഗദ്യം പൊതുവിൽ കവിതയെ അപേക്ഷിച്ച് ഭാഷയുടെ സൗന്ദര്യാത്മക ഗുണങ്ങൾ വളരെ കുറവാണ് ഉപയോഗിക്കുന്നത്. എന്നിരുന്നാലും സ്വതന്ത്ര പദ്യവും,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 സംഭവവികാസങ്ങൾ വ്യത്യാസങ്ങളെ മാനിക്കുന്ന പ്രവണത കാണിക്കുന്നു. അമേരിക്കൻ കവി ടിഎസ് എലിയറ്റ് നിർദ്ദേശിച്ചു. പദ്യവും ഗദ്യവും തമ്മിലുള്ള വ്യത്യാസം വ്യക്തമാണ്. വ്യത്യാസം കവിതയ്ക്കും ഗദ്യത്തിനും ഇടയിൽ അവ്യക്തമാണ് പദ്യ നോവലുകളുണ്ട് ഒരുതരം ആഖ്യാനകാവ്യത്തിൽ ഒരു നോവൽ ദൈർഘ്യമുള്ള ആഖ്യാന ഗദ്യത്തെക്കാൾ കവിത എന്ന മാധ്യമത്തിലൂടെ പറയപ്പെടുന്നു യൂജിൻ വഞ്ചിൻ അലക്സാണ്ടർ പുഷ്കിൽ എഴുതിയ ആയിരത്തിതൊള്ളായിരത്തിമുപ്പത്തിയൊന്നിൽ എഴുതിയ ഏറ്റവും പ്രശസ്തമായ ഉദാഹരണമാണ് ഗദ്യത്തിന്റെ ചരിത്രപരമായ വികാസത്തെക്കുറിച്ച് ഒരു റിച്ചാർഡ് ഗ്രാഫ് ഇങ്ങനെ കുറിക്കുന്നു. പുരാതന ഗ്രീസിന്റെ കാര്യത്തിൽ സമീപകാല scholarship ഔപചാരിക ഗദ്യം താരതമ്യേനെ വൈകിയുള്ള വികാസം ആയിരുന്നു.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

പ്രാഥമികമായി ലാറ്റിൻ ഗദ്യത്തിൽ എഴുതിയ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകങ്ങളിൽ സീസൻ ബർഗ്, ലിയോണാർഡ്, ഫ്യൂല്ലർ, ഗ്യാഫ്, ഐസക് ന്യൂട്ടൻ എന്നിവ

ഒരു നോവൽ ഒരു നീണ്ട സാങ്കല്പിക ഗദ്ദീകരണം തന്നെയാണ്. ഇംഗ്ലീഷിൽ പതിനഞ്ചാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ കൊമാൻസ് ഭാഷകളിൽ നിന്ന് വാർത്ത എന്ന അർത്ഥത്തോടെ ഈ പദം ഉയർന്ന് വന്നു. വസ്തുതയും കെട്ടുകഥയും തമ്മിൽ വേർത്തിരിവില്ലാതെ പുതിയ എന്തെങ്കിലും സൂചിപ്പിക്കാനാണ് ഇത് വന്നത്. പ്രണയമടുത്തു ബന്ധമുള്ള ഒരു നീണ്ട ഗദ്യ വിവരണം ആണ് വാൾട്ടർ സ്കൂപ്പ് അതിനെ ഗദ്യത്തിലോ പദ്യത്തിലോ ഉള്ള ഒരു സാങ്കല്പിക വിവരണമായി നിർവചിച്ചു. അതിൻറെ താൽപര്യം അതിശയകരവും അസാധാരണവുമായ സംഭവങ്ങളിലേക്ക് തിരിയുന്നു അതേ സമയം നോവൽ സംഭവങ്ങൾ സാധാരണ മനുഷ്യ സംഭവങ്ങളിലേക്കും സമൂഹത്തിൻറെ ആധുനികാവസ്ഥയിലേക്കും ഉൾക്കൊളളുന്നുണ്ട്. നമസ്കാരം, ഞാൻ ഇന്ന് ഇവിടെ സംസാരിക്കുന്നത് കമല സുരയ്യനെ കുറിച്ചാണ്. കമല സുരയ്യ english, indian മലയാളം സാഹിത്യകാരിയാണ്.

മലയാള രചനകളിൽ മാധവികുട്ടി എന്ന പേരിലും english രചനകളിൽ കമല ദാസി എന്ന പേരിലുമാണ് അവർ രചനകൾ നടത്തിയിരുന്നത്.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 കവിത എഴുതുന്ന india ക്കാരിൽ പ്രമുഖയായിരുന്നു അവർ. പക്ഷെ കേരളത്തിൽ മാധവികുട്ടി എന്ന തൂലിക നാമത്തിൽ എഴുതിയ ചെറുകഥകളിലൂടെയും ജീവ ചരിത്രത്തിലൂടെയുമാണ് അവർ

ആയിരത്തിത്തൊള്ളായിരത്തി എൺപത്തിനാലിൽ സാഹിത്യത്തിനുള്ള nobel സമ്മാനത്തിന് നാമനിർദേശം ചെയ്യപ്പെട്ടു. അനാഥരായ അമ്മമാരെയും, സ്ത്രീകളെയും സംരക്ഷിക്കുവാനും, മനുഷ്യത്വ പ്രവർത്തനങ്ങൾക്കുമായി lok seva charitable trust എന്ന സംഘടന ആരംഭിച്ചു. നാലപ്പാട്ടെ തന്റെ തറവാട് കേരള സാഹിത്യ അക്കാദമിക്കായി മാധവികുട്ടി ഇഷ്ടദാനം കൊടുത്തു. സ്ത്രീകളുടെ ലൈംഗീക അവകാശങ്ങളെയും അഭിലാഷങ്ങളെയും കുറിച്ച് സത്യസന്ധതയോടെയും ധൈര്യത്തോടെയും എഴുതാൻ തുനിഞ്ഞ ഇന്ത്യയിലെ ആദ്യത്തെ എഴുത്തുകാരികളിലൊന്ന് എന്ന പദവി മാധവികുട്ടിക്കാണെന്ന് പല എഴുത്തുകാരും കരുതുന്നു. മാധവിക്കുട്ടിയുടെ ഭാവനയിൽ വിരിഞ്ഞ കഥകൾ പലതും അവരുടെ സ്വകാര്യ ജീവിതാനുഭവങ്ങളാണെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് അവരുടെ കഥകളെ കുറിച്ച് ഗവേഷണം നടത്തിയ doctor എം രാജീവ് കുമാർ അഭിപ്രായപ്പെടുന്നു. ജീവിത രേഖ, ആയിരത്തിത്തൊള്ളായിരത്തി മുപ്പത്തിനാല് march മുപ്പത്തി ഒന്നിന് british ഇന്ത്യയിലെ ഭാഗമായിരുന്ന മലബാർ ജില്ലയിലെ, ജില്ലയിൽ ഉൾപ്പെട്ട പുന്നിയൂർകുളത്ത്‌ നാലേപ്പാട്ട് തറവാട്ടിൽ ജനിച്ചു പുന്നൂർകുളം നിലവിൽ തൃശ്ശൂർ ജില്ലയിലാണ്. അമ്മ കവിയത്രിയായ ബാലാമണിയമ്മ അച്ഛൻ മാതൃഭൂമി ദിനപത്രത്തിന്റെ മുൻ managing editor റായിരുന്ന MV നായർ. പ്രസിദ്ധ കവി നാലപ്പാട്ട് നാരായണൻ മേനോൻ വലിയമ്മാവനായിരുന്നു. സുലോചന നാലപ്പാട്ട് സഹോദരിയാണ്. കമലയുടെ ബാല്യകാലം പുന്നയൂർകുളത്തും, കല്പറ്റയിലുമാണ് കഴിഞ്ഞത്. അച്ഛൻ VM നായർ കൽപ്പറ്റയിലെ പ്രശസ്തമായ welfare trans port company യിലെ ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു. പതിനഞ്ചാം വയസ്സിൽ കമലയുടെ വിവാഹം international monetary fund ന്റെ senior consultant ആയിരുന്ന മാധവദാസുമായി നടന്നു. പ്രായം കൊണ്ട് കമലയെക്കാൾ ഏറെ മുതിർന്ന ആളായിരുന്നു മാധവദാസ്. ആയിരത്തിതൊള്ളായിരത്തി തൊണ്ണൂറ്റിരണ്ടിൽ മാധവദാസ് മരണപ്പെടുമ്പോൾ അവരുടെ ദാമ്പത്യത്തിന് നാല്പത്തി മൂന്ന് വർഷം പ്രായമായിരുന്നു. മക്കൾ അൻവി നാലപ്പാട്ട്, ചിനിയൻ ദാസ്, ജയസൂര്യ. ആയിരത്തിതൊള്ളായിരത്തി തൊണ്ണൂറ്റിഒൻപതിൽ ഇസ്ലാം മതം സ്വീകരിച്ച് കമലാ സുരയ്യ എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങി. ഇസ്ലാമില്‍ നിന്ന് പുനർവി~വിവാഹിതയാകുവാൻ തീരുമാനിച്ചിരുന്നതായി പറയപ്പെടുന്നു. അവസാനകാലം മകൻറെ കൂടെ പൂനെയിൽ ആയിരുന്നു. രണ്ടായിരത്തി ഒൻപത് may മുപ്പത്തിഒന്നിന് പൂനെയിൽ വച്ച് അന്തരിച്ചു.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

ചലച്ചിത്രം, മാധവിക്കുട്ടിയുടെ കൃതികൾക്ക് പലരും ചല~ചലച്ചിത്ര ഭാഷ്യം രചിച്ചിട്ടുണ്ട്. ദൂരദർശനുവേണ്ടി ലെനിൻ രാജേന്ദ്രൻ സംവിധാനത്തിൽ ബാലകാലസ്മരണകളും ശ്യാമപ്രസാദിന്റെ സംവിധാനത്തിൽ വേനലിന്റെ ഒഴിവും tele serial കളും ആയി ഇറങ്ങിയിട്ടുണ്ട്. രണ്ടായിരത്തി പതിനെട്ടിൽ ആമി എന്ന പേരിൽ കമലിന്റെ സംവിധാനത്തിൽ ഒരു മലയാള ചലച്ചിത്രം പുറത്തിറങ്ങി മഞ്ജു വാര്യർ ആണ് അവതരിപ്പിച്ചത്, മാധവിക്കുട്ടിയെ അവതരിപ്പിച്ചത്. കൃതികൾ മലയാള ഭാഷയിൽ, മലയാള ഭാഷയിൽ മാധവിക്കുട്ടിയുടെ കൃതികൾ കമലാ സുരയ്യയുടെ ആത്മകഥയായ എൻറെ കഥ english അടക്കം

കമലാ സു~സുരയ്യയുടെ മറ്റു കൃതികളാണ് മൂന്ന് നോവലുകൾ, എൻറെ കഥ, സുരയ്യ പാടുന്നു, കടൽ മയൂരം, കോലാട്, ഭയം, എൻറെ നിശാവസ്ത്രതം എൻറെ നിശാവസ്ത്രം, എൻറെ സ്നേഹിത, അരുണ, ചുവന്ന പാവാട, പക്ഷിയുടെ മണം, പാണപ്പൂ, മാനസി, മാധവിക്കുട്ടിയുടെ തിരഞ്ഞെടുത്ത കഥകൾ, ബാല്യകാല സ്മരണകൾ, വർഷങ്ങൾക്ക് മുമ്പ്, diary കുറിപ്പുകൾ, നീർമാതളം പൂത്ത കാലം, നീല നഷ്ടപ്പെട്ട നീലാംബരി, ചന്ദന മരങ്ങൾ, മനോമി, വീണ്ടും ചില കഥകൾ, ഒറ്റയടിപ്പാത, എൻറെ കഥകൾ, അമ്മ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 english ഭാഷയിൽ ങും കൽക്കട്ടയിലെ വേനൽ, കാമത്തിൻറെ അക്ഷരങ്ങൾ, പൃത്~പിതൃ പരമ്പര, പഴയ കളിവീടും മറ്റ് കവിതകളും, തിരഞ്ഞെടുത്ത കവിതകൾ എങ്ങനെ പാടണമെന്ന് ആത്മാവിനെ അറിയൂ, ചൂളം വിളികൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ പക്ഷിയുടെ മണം, ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിആറിൽ നാല് ചീറുകൾ പറക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഎട്ടിൽ തണുപ്പ്, ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ autobiography ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഏഴിൽ ബാല്യകാല സമരങ്ങൾ എന്നിങ്ങനെ ധാരാളം കൃതികൾ english ലും രചിച്ചിട്ടുണ്ട്. english ലെ പ്രശസ്തമായ കവി കൃതികളാണ് ഇവയെല്ലാം നെയ്യ് പായസം, നീർമാതളം പൂത്ത കാലം അങ്ങനെ പല പല കൃതികളും മാധവിക്കുട്ടി മലയാളത്തിലും english മായി രചിച്ചിട്ടുണ്ട്.

സാഹിത്യ അക്കാദമി പുരസ്കാരം തണുപ്പിന് ലഭിച്ചിട്ടുണ്ട്. ഏഷ്യൻ പോയട്രി പ്രൈസ്, ഏഷ്യൻ പോയട്രി പ്രൈ~പ്രൈസ്, കെൻസ് അവാർഡ്, കേരള സാഹിത്യ അക്കാ~സാഹിത്യ അക്കാദമി വിശിഷ്ടാംഗത്വം ആശാൻ വേൾഡ് പ്രൈസ് എന്നിവയെല്ലാം മാധവിക്കുട്ടിക്ക് പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ശ~ശവ സംസ്കാര വിഭാഗം, ഹൈന്ദവ ആചാരപ്രകാരം പകരമായി ഇസ്ലാമിക ആചാര പ്രകാരം ശരീരം മറവ് ചെയ്യുന്നത് കമലയോട് ചെയ്യുന്ന കടുത്ത അനീതിയാണെന്ന് പ്രശസ്ത വാഗമയി സാഹിത്യകാരനുമായ സുകുമാർ അഴീക്കോട് അഭിപ്രായപ്പെട്ടു. കമല സുരയ്യ~ടെ പിന്നെയും മാധവിക്കുട്ടി കമലാ ദാസ് occupation novelist ആയിരുന്ന ചെറു കഥാകൃത്ത് കവിയത്രി nationality indian ആണ്. thank you. hello നമസ്കാരം ഞാനിന്നിവിടെ പറയാൻ പോകുന്ന topic പരിസ്ഥിതി സംരക്ഷണം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 സാമൂഹിക സാമ്പത്തിക സാങ്കേതിക മാനങ്ങ മാറ്റങ്ങൾക്കനുസൃതമായി വർധിച്ച വളർച്ചയും പുത്തൻ മാനങ്ങളും കൈവരിച്ച tourism വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഉപഭോഗ സംസ്കാരം നവ ലിംബറൽ ആഗോളീകരണം നൂതന കമ്പോളവൽക്കരണം തുടങ്ങിയവയിൽ നിന്ന് തുടങ്ങിയവയിൽ നിന്ന് ഊര്‍ജം കൈക്കൊണ്ട് അതി ഗതിയിൽ മുന്നോട്ട് പായുന്നു ബാബ നടു നടു tourism ത്തിൻ്റെ ഒരു ഘടകമാണ് വനങ്ങൾ കാണുന്നതിനും മറ്റും മുള്ള ത്വര മനുഷ്യരിൽ എല്ലാകാലങ്ങളിലും ആയിട്ട് tourism ത്തിൻ്റെ വനത്തിലേക്ക്ന്ന വനത്തിലേക്കുള്ള അധിനിവേശം അല്ലെങ്കിൽ കടന്നുകയറ്റം താരതമ്യേനെ നൂതന പ്രവണതയാണ്. ഇപ്പോഴ തന്നെ വനങ്ങളും വന്യജീവികളും നേരിടുന്ന വെല്ലുവിളികളും പ്രശ്നങ്ങളും നിരവധിയാണ് കൃഷി അടിസ്ഥാന സൗകര്യം ഒരുക്കൽ വിഭവ ശേഖരണം

കടുവാ സംരക്ഷണ കേന്ദ്രങ്ങളിൽ നടന്നു കൊണ്ടിരിക്കുന്ന tourism അടിയന്ത്രിതമായി നിർത്തിവെക്കണമെന്ന താൽക്കാലിക ഉത്തരവ് justice മാരായ സു ന്നർ കുമാറും ഇബ്രാഹിം ഖലീഫുമുള്ള അടക്കമുള്ള സുപ്രീംകോടതി bench ജൂലൈ ഇരുപത്തിനാലെ വിധിക്കുക ഉണ്ടായി രാജ്യത്തൊട്ടാകെ വ്യത്യസ്ത കാഴ്ചപ്പാടുകളിൽ നിന്ന് കൊണ്ട് വനാന്തര tourism ത്തിനെ പറ്റിയുള്ള പുതിയ ചർച്ചകൾക്ക് വഴിയൊരുക്കുന്നു ഒപ്പം വനാന്തരങ്ങളിൽ tourism നടപ്പാക്കുമ്പോൾ പാലിക്കേണ്ട മാർഗ നിർദേശങ്ങൾ കേന്ദ്ര സർക്കാർ ലഘൂകരിക്കണമെന്നും അതുകൊണ്ട് സുപ്രീംകോടതി ഇത്തരത്തിലുള്ള നിലപാട് എടുക്കേണ്ടി വന്നത് മുള്ള അഭിപ്രായങ്ങളും ആവശ്യകതകളും രാഷ്ട്രീയ party കളുടെ ഭാഗത്തു നിന്ന് പോലും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

അത് ഇല്ലാതാകുന്നതിനെ സാമൂഹ്യ പ്രശ്നങ്ങൾ വഴിതെളിക്കും എന്നതാണ് പ എടുത്തു പറയപ്പെടുന്ന മുഖ്യ കാരണം അന്തിമ വിധി എന്താകും എന്ന് കാത്തിരുന്നു കാണ്ടേ കാണേണ്ടതാണ് വനാന്തരങ്ങളിലെ tourism ത്തിൻ്റെ പ്രസ്തുത പരമായ ഒട്ടനവധി പ്രശ്നങ്ങളുണ്ടെ എന്ന വാദം ഒരു വശത്തു നിൽക്കുമ്പോൾ അതിനെ ഘടകവിരുദ്ധമായ നേട്ടങ്ങൾ എടുത്തു കാട്ടി അതിന്റെ അനിവാര്യത അരക്കെട്ട് ഉറപ്പിക്കാൻ മറ്റൊരു കൂട്ടരുവാവിധ്യവും ശക്തിയുദ്ധം തുടരുന്നു അവയെ താരതമ്യങ്ങൾക്ക് ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതും തുലനം ചെയ്യേണ്ടതും നിരവധി ആവാസ വ്യവസ്ഥകളുടെ കേദാരമായ വനങ്ങളുടെ നില നിൽപ്പിനും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 എന്നതിന് വിശുദ്ധമായ ഭൗമവൈവിധ്യങ്ങളുടെ ഒരു സവിശേഷ ഘടകമെന്നതും പല തരത്തിലുള്ള ആവാസ വ്യവസ്ഥകളുടെ സങ്കലനമാണെന്നും ജീവൻ്റെ തന്നെ നിലനിൽപ്പിനു അനിവാര്യമായുള്ള ഒന്നാണെന്നും പ്രകൃതിപരമായ പൈതൃകമൂല്യങ്ങളിൽ പ്രസ്തുത സ്ഥാനം അർഹിക്കുന്ന ഒന്നാണെന്നും ഉള്ള holistic കാഴ്ചപ്പാടിൽ നിന്ന് കൊണ്ട് ഇവിടെയൊരു ഏർ വിശകലനത്തിന് മുതിരുന്നത് വന സംരക്ഷണം താരതമ്യേനെ മെച്ചമായ രീതിയിൽ നടക്കുന്ന ഒന്നാണ് ഇന്ത്യയിൽ എന്ന് വേണമെങ്കിലും കരുതാവുന്നതാണ് വനനശീകരണം ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒന്നല്ല അനുസൃതം തുടരുന്ന ഒന്നാണ്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 വന സംരക്ഷണം ഇത്തരത്തിലെങ്കിലും നടക്കുന്നതിൻ്റെ പ്രധാന കാരണം വന സംരക്ഷണത്തെ കാണേണ്ടത് കടുവകളുടെയോ

ജൈവ വൈവിധ്യ മൂല്യത്തിൻ്റെ സംരക്ഷണമാണ് ആവാസ വ്യവസ്ഥകളുടെ സന്തുലിത നിലനില്പിനെ പരി പോഷിപ്പിക്കലാണ് എന്നത് ചിന്തിക്കാൻ കഴിഞ്ഞാൽ

കൃത്യമായി നിർമിക്കാൻ കഴിയാത്ത അതിസങ്കീർണവും പരസ്പര ബന്ധത്തിലും ആശ്രയത്തിലും ജീവിക്കുന്ന വലുതും ചെറുതുമായ ഒട്ടനവധി ജീവജാലങ്ങളുടെ വാസസ്ഥലവും പ്രത്യേക ജീവിത സാഹചര്യങ്ങൾ നിലനിൽക്കുന്നതുമായ ഭൗമ മണ്ഡലത്തിലെ മേഖലകളാണ് എന്ന് വ്യാഖ്യാനിക്കാം കായലും കുളവും കടലും മരുഭൂമിയുമൊക്കെ ഇതിനുദാഹരണമാണ് വനവും വനത്തിനകത്തുമുള്ള

ബാധിക്കും വന്യജീവിയിലെ ജീവികളെ അവയുടെ വാ വാസസ്ഥലത്തു വച്ച് തന്നെ കാണണമെന്ന കൗതുകമാണ് വനങ്ങളിലേക്ക് സഞ്ചാരികളെ ആകർഷിക്കുന്നത് എന്നത് echo tourism എന്ന അന്താരാഷ്ട്ര agenda യുടെ ഭാഗമായും അല്ലാതെയും ദ്രുത ഗതിയിൽ പുരോ ഉം പുരോഗമിക്കുന്നു echo tourism എന്നത് ഒരു മഹത്തായ tourism വികസന സങ്കൽപ്പം എന്ന് കരുതാം ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ അറുപതുകൾക്കു ശേഷം tourism വികസനം പ്രകൃതിയിൽ വരുത്തിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ മൂലം ഒരു വ്യക്തത നിലപാടാണ് അനിവാര്യമായി വന്നു ഇതിൻ്റെ പരി ണാ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 ര tourism എന്നിങ്ങനെ നിരവധി tourism വികസന കാഴ്ചപ്പാടുകൾ നിലവിൽ വന്നു എല്ലാത്തിൻ്റെയും അടിസ്ഥാനതത്ത്വങ്ങൾ ഒരു തല ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ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 tourism ത്തിൻ്റെ അടിസ്ഥാന തത്ത്വങ്ങൾ നിരവധി ഉണ്ട് എങ്കിലും അവയിൽ പ്രധനമായവ ഇപ്രകാരമാണ് tourism നടക്കുന്നത് താരതമ്യേന മനുഷ്യ സ്‌പർശം ഏറ്റിട്ടില്ലാത്ത പ്രകൃതി മേഖലകളായിരിക്കണം tourism കൊണ്ടുള്ള പ്രശ്നങ്ങൾ തീരെ ഉണ്ടാകാൻ പാടില്ല അതുമൂലമുണ്ടാകുന്ന വരുമാനത്തിൻ്റെ സിംഹഭാഗവും തദ്ദേശിയർക്ക് ലഭിക്കണം പ്രകൃതിയെപ്പറ്റിയുള്ള പഠനം ഇതിൻ്റെ ഭാഗമാവുകയും പ്രകൃതി സംരക്ഷണം tourist കൾ ഉൾപ്പെടെയുള്ളവർ പരിപോഷിപ്പിക്കുകയും വേണം എല്ലാ വിഭാഗക്കാരുടെയും അഭിപ്രായങ്ങൾ ഉൾക്കൊണ്ടു മാത്രമേ ഇത് നടപ്പാക്കുള്ളൂ വളരെ കുറച്ചു പേർ മാത്രം മേ ഒരു സമയം ഇതിൽ പങ്കെടുക്കാവു

പ്രത്യേകിച്ചു ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ ദേശീയാടിസ്ഥാനത്തിൽ കഴിഞ്ഞ പത്തുപതിനഞ്ചു വർങ്ങളായി ഇത് നടപ്പാക്കാൻ ശ്രമിക്കുന്നു ചുരുക്കം ചിലയിടങ്ങളിലേ ഒളി ച്ചാൽ കൂടുതൽ പ്രദേശത് ങ്ങളിലും ഇത് echo tourism banner ൽ നടപ്പാക്കുന്ന ഒന്നാകണം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

ഉദ്യോഗസ്ഥയുടെയും ആത്മാർത്ഥതയും നിയമങ്ങളും മാർഗ രേഖകളും പാലിക്കുന്നതിനുള്ള വിട്ടുവീഴ്ചയില്ലായ്മയും അത്തര അത്തരമുള്ളവയും വിജയാദി കാരണമാണ് ഈ വന മേഖലയിൽ tourism നടത്തണമെന്ന് ഇനിയും വികസിപ്പിക്കേണ്ടത് എന്നും താല്പര്യപ്പെടുന്നവരുടെ വാദഗതികൾ വിശദീകരിക്കാം. ഇതൊരു രാജ്യത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും ഭാഗമാണ് ഇതൊരു പൈ തൃക വൈവിധ്യവും കണ്ടറിയുകയും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 ഒരു പ്രധാന വാദം ഒരു പരിധി വരെ വനങ്ങളെപ്പറ്റി അറിയുന്നതും വന സംരക്ഷണത്തിൻ്റെ പ്രാധാന്യം മനസിലാക്കേണ്ടതും പ്രചരിപ്പിക്കേണ്ടതും ഏതൊരു പൗരൻ്റെയും കടമയാണ് ഇതിനു വനങ്ങളിലെ tourism സഹായിക്കുന്നു ഒരു സഞ്ചാരിക്ക് പ്രകൃതിയൂടെ വനത്തോടെ തോന്നിയേക്കാവുന്ന പ്രണയം പ്രകൃതി സംരക്ഷണത്തിനെ അനുകൂലമാകുന്ന നിലപാടുകളും മാർഗങ്ങളും സ്വീകരിക്കാനോ പ്രചരിപ്പിക്കാനോ ഒക്കെ കാരണമാകാം രണ്ടാമത്തെ പ്രധാന വാദഗതി tourism വന നശീകരണം തടയുന്നതിനെ മൃഗവേട്ട ഇല്ലാതാവുന്നതിനും കാരണമാകുന്നു എന്നാണ് ഉൾക്കാട്ടിലെ മൃഗവേട്ട തടയാനാകുന്നില്ലെങ്കിലും tourism നടക്കുന്ന മേഖലകളിൽ പല തരത്തിലുള്ള മൃഗവേട്ടക്ക് ഒരു പരിധി വരെ തടയിടാനാകും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 ഏതുവിധേയനും വന മേഖല കയ്യേറി പട്ടയം നേടാൻ കാത്തിരിക്കുന്ന സമൂഹങ്ങളിൽ ഇത് വളരെ പ്രസക്തമാണ് വന വന tourism വുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു വരും മാനമാർഗങ്ങൾ കണ്ടെത്തുന്നതിനെ പ്രദേശങ്ങളിൽ സാധാരണമാണ് tourism അങ്ങനെ നോക്കുമ്പോൾ ഒരു ഉപജീവനമാർഗം കൂടിയാണ് tourism മുള്ള വനമേഖലകളിലും പരിസര പ്രദേശങ്ങളിലും ആദിവാസികൾ ഉൾപ്പെടുന്ന സമൂഹങ്ങളിലെ ചില കലാരൂപങ്ങളും കൗ കരകൗശല വിരുദ്ധരും അന്യം തിന്ന് പോകാതിരിക്കാനും ഏർ tourism കാരണമായേക്കാം അതുപോലെ വനമേഖലകളിലെ മൊത്തത്തിലുള്ള സംരക്ഷണത്തിനെ ഉപ രിയായി വനവൽക്കരണത്തിനും tourism ചിലയിടങ്ങളിൽ കാരണമാകുന്നു കടുവ ആന തുടങ്ങിയ ജീവികളുടെ സംരക്ഷണമാണ് വനത്തിലെ tourism ത്തിനെ എതിർക്കുന്നത് ഇന്ത്യയിൽ കടുവകളുടെയോ ആനകളുടെയോ ഒക്കെ എണ്ണം കുറഞ്ഞത് ഒരിക്കൽ tourism കാരണമാണ് എന്ന് ഒരു പഠനം പോലും പറയുന്നില്ല tourism ഇപ്പോഴും നടക്കുന്ന കടുവ സംരക്ഷണ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 അംഗീകാരവും agenda കളും പദ്ധതികളും ഒക്കെ നടപ്പാക്കുന്നുണ്ടല്ലോ എന്ന് കടുവാ പ്രശ്നങ്ങൾ തീരുന്നില്ല വനഭൂമിക്കുള്ളിൽ tourist ഉകൾ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

നിയന്ത്രിതവും നിയമങ്ങൾക്കനുസൃതവു മായ മാർഗരേഖകൾ പാലിച്ചുകൊണ്ടും വന സ്നേഹികളെ ഉദ്യോഗാർത്ഥികളെ ജീവനക്കാരാൽ നിയമിച്ചതുമായ ചെറിയ തോതിലുള്ള tourism പരിപാടികൾ ഒരു പരിധി വരെ മേൽ സൂചിപ്പിച്ച സൃഷ്ടിക്കാൻ പോകുന്ന പോകാവുന്നതാണ് ഇതിനു വിപരീതമായ വനാന്തരങ്ങളിലെ tourism സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ സൃഷ്ടിക്കാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നു നോക്കാം വനമേഖലകൾ എത്രത്തോളം ലോലമാണോ അത്രത്തോളം കൂടുതൽ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു സാധാരണ ഗതിയിലുള്ള

കൂട്ടരും ചേർന്നെഴുതിയ tourism principle practices policies എന്നിയ പുസ്തകത്തിൽ പറയുന്നത് tourism വികസനം തുടങ്ങുന്ന മാത്രയിൽ പ്രകൃതിയിൽ അനിവാര്യമായ മാറ്റങ്ങൾ ദൃശ്യമാകുന്നു പിന്നീടത് തുടരുകയും കൂടുതൽ പാരിസ്ഥിതിക മാറ്റങ്ങൾക്കോ പ്രശ്നങ്ങൾക്കോ ഒക്കെ കാരണമാകുന്നു ഇത് ആഗോളതലത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു generalize പ്രസ്താവനയാണ്

എല്ലാ തരം മലിനീകരണങ്ങൾ ത്തിനും സാധ്യതകളുണ്ടാകുന്നു plastic തുടങ്ങിയ മാലിന്യങ്ങൾ ജലത്തെ മണ്ണിനെയും മലിനമാക്കുന്നു വാഹന ഗതാഗതം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 ഒക്കെ ശബ്ദമലിനീകരണത്തിനും കാരണമാകാം വനാന്തരങ്ങളിലെ തടാകങ്ങളും അരുവികളും മലിനപ്പെടാം ഇവയൊക്കെ പലപ്പോഴും പുഴകളുടെയും നദികളുടെയും സ്രോതസ്സുകളാകാം പലപ്പോഴും resort കളും hotel കളും മാലിന്യങ്ങൾ കാടുകളിൽ ഉപേക്ഷിക്കുന്നുണ്ട് ഇതൊക്കെ മൃഗങ്ങളെയും മനുഷ്യരെയും ഒക് ഒക്കെത്തന്നെ സാരമായി ബാധിക്കാവുന്നതാണ് നടക്കാനോ വാഹന ഗതാഗതത്തിനോ ഒക്കെയുള്ള റോഡുകളുടെ പാതകളുടെ നിർമാണം അടിസ്ഥാന സൗകര്യ വികസന എന്നിവയെ എന്നിവയാൽ മണ്ണൊലിപ്പ് വനനശീകരണം എന്നിങ്ങനെ നിരവധി പ്രശ്നങ്ങളുണ്ടാകുന്നു tourist കളുടെ നിരന്തര സഞ്ചാര

പ്രവൃത്തികളെയുമൊക്കെ മനുഷ്യ സഹ വാസം ഇഷ്ടപ്പെടാത്ത ജീവികളുടെ പാലായനത്തിനു കാരണമാകുന്നു അതുപോലെ അവയുടെ സ്വതന്ത്ര സഞ്ചാരത്തിനെ എല്ലാ tourism വും തടസം സൃഷ്ടിക്കുന്നു വന മേഖലകളിലെ tourism കൊണ്ട് വരുമാനമാർഗം നേടുന്നവരുടെ ഒരു തൊഴിൽ ഉപജീവനമാർഗം എന്നത് വന ത്തിൽ നിന്നുള്ള വസ്തുക്കൾ ശേഖരിച്ച്